ആ ഫസ്‌നയെന്തൊക്കെയാണ് വീട്ടിലൊക്കെ ആ ആ വർത്താനങ്ങളൊക്കെ. സുഖയിപോകണോ?

അ ആ ഞാന് ഫസ്നാക്ക് വിളിച്ചത് ഈ രക്ഷാകർത്തിത്വം ഏ അതിനെക്കുറിച്ചു എ സംസാരിക്കാനാണ്

അതായത് മാതാപിതാക്കളെ വെച്ചാണോ?

ആ അതെയതെ എങ്ങനെ ഒരാളെ മാതാപിതാ എ ഏ എന്താ ഒര് നല്ലൊരു അച്ഛനാവണം നല്ലൊരമ്മ ആ ആ ആ അമ്മയാവണം പെരുമാറണമെന്നുള്ള വിഷയാ ഓക്കേ മനസ്സിലായോ?

ഈ വിഷയത്തിൽ എന്താന്ന് പറയാന്നുള്ളത് വെച്ചുട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മാതാപിതാക്കള് നമ്മളെ. മക്കളെ നന്നായിട്ട് നോക്കുന്നുണ്ട്

ഒരു എന്താ പറയുക ഒരു പത്താം ക്ലാസ്സില് ചില മാതാപിതാക്കള് ഭയങ്കര സന്തോഷത്തിലായിരിക്കും പറയുക ചിലപ്പോ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നിനക്ക്

അല്ലങ്കിൽ ബൈക്ക് മേടിച്ചു തരാന്നൊക്കെ പറയും

അത്ര അത് പിന്നെ മക്ക ആ മക്കൾക്കാണ് അത്രേം ദോഷാണ് അത് വരുന്നത് അതെ അതെ അതുശരിയാണ് ശരിയാണ്.

അത് ഇങ്ങനത്തെ വാഗ്താനങ്ങള് നൽകുന്നതിന് മ പുറമെ ഈ പത്താംക്ലാസ് പാസായാൽ അന്നേ നെ ഇന്ന സ്കൂളിൽ ചേർത്താം അല്ലങ്കിൽ ഇന്ന കോ ഏ വിദ്ത്യ ഏ അങ്ങനൊക്കെ ആണെങ്കിൽ

മാതാപിതാക്കൾ അങ്ങനെയാ അണുമെന്നാണ് എന്താ ഫസ്‌നാക്ക് എന്താ പറയാനുള്ളത്തുലെ . അതെ അതെ ഇനിയിപ്പോ

അങ്ങനെയാണ് പോണത് നിക്ക്‌ തോന്നണത് അവൻ ഞാ ഞാൻ എ ഏ എടുക്കുക

അന്ന മാതാവോ ആ അല്ലങ്കിൽ ഗ്രാന് അല്ലങ്കിൽ ഗ്രാൻമതറോ ഓ ഒക്കെ

ആ ഉവ്വാ ഓ

അപ്പൊ ആ ആ ഫസ്നക്കു അപ്പൊ ആ ഫസ്നക്കു എങ്ങനെ

ഏത് രീതിയിലുള്ള ഒരു മാതാവ് ആ ആ ആ ആ

ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടൊന്നും ഇല്യേ

ഒരു നാലഞ്ചുവയസ്സുവരെയൊന്നും നമ്മളെ നമ്മളെ മക്കൾക്ക് ഫോൺ കൊടുക്കരുത്.

ഇപ്പത്തെ ചെറിയ കുട്ടികൾക്കടക്കം ഫോണില് ആ ഒരു

ഫോണ് കിട്ടിയാ പിന്നെ ഒന്നുംവേണ്ടങ്ങ് അങ്ങനത്തെയൊരു ഗതിയാണിയിപ്പോ ഫോണ് കൊടുത്താൽ ഭക്ഷണം കഴിക്കും അങ്ങനത്തൊക്കെ ഒരാവസ്ഥവന്നിട്ടുണ്ട്.

ഫോണ് മക്കക്ക് കൊടുക്കുവേ ചെയ്യരുത്.

അപ്പൊ അതി അതിന് പരിഹാരമായിട്ടേ എന്നാൽ ഫസ്‌നക്കേ എന്താ എ എന്നാൽ കരുതുന്നത് പിന്നെ പിന്നെന്താന്നു വെച്ചുകഴിഞ്ഞാൽ

അതിനു പരി പരിഹാരമായിട്ട് മക്കൾക്ക് കളി പുസ്തകങ്ങൾ വായിച്ചുകൊടുക്കുക, കാണിച്ചുകൊടുക്കുക. ബാലരമ നമ്മളൊക്കെ ചെറുപ്പത്തിൽ വായിച്ചതില്ലേ?

പിന്നെ വേറൊരു പ്രദാനപ്പെട്ട കാര്യം നമ്മളിങ്ങനെ ഫോണ് ഉപയോഗിക്കും ഒരേ മുമ്പീന്നു അതുണ്ടാവരുത്.

നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നില്ലങ്കിൽ നമ്മളും അതിന്റെ ഉപയോഗം നമ്മളും കുറക്കണം ശരിയാണ് കാരണം ആ അത്തരത്തിലുള്ള അതി

അവരെ

യൂസ് ചെയ്യുമ്പം അപ്പൊ എര എര എര ഞാൻ മനസിലാക്കുന്നത്. അതെ അതായത് നമ്മളെ മക്കൾ അനുകരിക്കുന്നത് നമ്മളെ മക്കള് വളരുന്ന ചുറ്റുഭാഗത്തു കണ്ടിട്ടാണ് അവരെ പഠിക്കണെ നമ്മളെ ഫോൺ ഉപയോഗിക്കുവാണെങ്കിൽ ഓര്ക്കും അത് ഉപയോഗിക്കാൻ തോന്നും.

നമ്മളത് ഉപോയോഗിച്ചില്ലങ്കിൽ അത് ഓര്ക്കും ഉപയോഗിക്കാൻ തോന്നുല്ല. കാരണം ഓര്ക്കും അതറിയൂല എന്താ സഭാവമെന്നു.

അങ്ങനെ പിന്നെന്താണ് വെച്ചുട്ടുണ്ടെകിൽ നമ്മള് എല്ലാ കാര്യത്തിനും പൈസ ചെലവാക്കണ പോലെ നമ്മളെ നമ്മളെ മക്കൾക്ക് വിത്യാഭ്യസം കൊടുക്കാണതില് ഒരിക്കലും ഒരു പിശുക്ക് കാണിക്കരുത്. ഏറ്റവും നല്ല സ്കൂള് ഏതാണോ അവിടെ പോയ് കുട്ടികൾക്ക് വിദ്ത്യഭ്യാസം കൊടുക്കുക അത്ര.

അതെ അതാണിപ്പോ ഇന്റെ മനസ്സിൽ കാണുന്നത്. കാരണം നമ്മള് നമ്മുടെ മക്കൾക്ക് ഒരു വാച്ച് വേണന്നു പറഞ്ഞാൽ ഏറ്റവും ബേസ് ഏറ്റവും നല്ല വാച്ച് നമ്മള് ഓര്ക്കു വാങ്ങിച്ചു കൊടുകൂലെ പൈസ നോക്കാതെ. പക്ഷെ നമ്മളാണെങ്കില് ആ ആ സ്കൂളില് കുറച്ചു ഫീസ് കൂടുതലാണ് ഈ സ്കൂളില് കൊറച്ചു ഫീസ് കുറവാണു അങ്ങനെ നോക്കരുത് ഏത്‌

വിത്യാഭ്യസ കാര്യത്തില് ആ ഒട്ടും പിശുക്കു കാണിക്കരുത് എന്നാണ് ന്റെ ഫസ്‌നാക്ക് പറയാനുള്ളതല്ലേ

അതെയതെ ഇനി വരുന്ന തലമുറ വിദ്ത്യഭ്യാസാം എന്തായാലും ഇവര് എല്ലാ ആവശ്യമുള്ള എ എ എ എ എ എ കാലഘട്ടത്തിലാണ് അത്രേം നല്ല വിത്യാഭ്യാസം ഞാൻ ഇപ്പോഴും ജീവി എന്റെ ജീവിച്ചോണ്ടിരിക്കുന്ന എന്റെ എന്റെ കാലത്തുതന്നെ എന്റെ നമ്മളുടെ ശേ ശേഷം വരാനുള്ള ഏ തലമുറയ്ക്ക് വിദ്ത്യഭ്യാസം ഇല്ലാത്തൊരു ലോകം എന്നുള്ളത് സങ്കല്പിക്കാൻപോലും എ എ എഎന്നെ കഴിയാത്തൊരു വസ്തുതയാണല്ലേ

ആ അതുപോലെ വീട്ടിലൊക്കെ എന്തുണ്ട് വീട്ടില് എന്താവസ്ഥ നല്ലതു. ആ ഫസ്നന്റെ മ മ മ മാതാപിതാ മാതാപിതാവിനെ കുറിച്ച് എന്തേ ഫസ്നയ്ക്ക് എന്താ പറയാനുള്ളത്. പറയാനുള്ളത് മാഷാ അള്ളാ നല്ല അടിപൊളി മാതാപിതാക്കളാണ്. ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാട്ടോ പക്ഷെ ചെലര് പറയും പെൺകുട്ടികളെ പഠിപ്പിക്കരുത് വേഗം കെട്ടിക്കണം അതാണ് ഇതാണ് പക്ഷെ എന്റെ പേര എന്റെ ഉപ്പയും ഉമ്മയും വെച്ചുണ്ടെങ്കില് പെൺകുട്ടികൾ പഠിക്കാണന്ന് വിചാരിച്ചു.

പൈനെട്ട് അയാല്തന്നെ കെട്ടിക്കണം കെട്ടിക്കണം ന്നൊക്കെ പറഞ്ഞപ്പം ഇനക്ക് ഒരു നിർബന്ധം ഉണ്ടായിനി നിക്ക് പഠിക്കണം ജോലിക്ക് പോവണം അപ്പൊ അങ്ങനത്തെ ആളെ കൊണ്ടുകെട്ടിക്കണം ഞാന് ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞപ്പോ ഓക്കേ ആരുന്നു.

അപ്പൊ അങ്ങനത്തെ ആളെ അങ്ങനത്തെ ആളെ കിട്ടിയപ്പം മാത്രാണ് എന്നെ കെട്ടിക്കുന്നു ഒരിക്കങ്ങനെ തോന്നി അതേപോലെതന്നെ ഫാമിലിനെ കിട്ടി മാഷാ അള്ളാ. സുഖയിപ്പോകുന്നു കുഴപ്പമൊന്നുമില്ല.

അതെ ഏതായാലും പിന്നെ നന്ദി നമസ്കാരം ഓക്കേ ഡാ